എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമസ്ക്കാരം മൻ കി ബാത്തിലേയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം
ജൂലൈ മാസം എന്നാൽ മൺസൂൺ മാസം അതായത് മഴയുടെ മാസം
പ്രകൃതിക്ഷോഭം മൂലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിഷമവും ആശങ്കയും ആയിരുന്നു
യമുന ഉൾപ്പെടെയുള്ള നദികളിൽ വെള്ളപ്പൊക്കംമൂലം പല പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നിരുന്നു
മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായി
അതിനിടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് പ്രദേശങ്ങളിൽ ബിപർജോയ് കൊടുങ്കാറ്റ് വീശിയടിച്ചു
എന്നാൽ സുഹൃത്തുക്കളേ ഈ ദുരന്തങ്ങൾക്കിടയിലും കൂട്ടായ പ്രയത്നത്തിന്റെ ശക്തി എന്താണെന്ന് നമ്മുടെ നാട്ടുകാർ ഒരിക്കൽക്കൂടി കാണിച്ചുതന്നിരിക്കുന്നു
അത്തരം ദുരന്തങ്ങളെ നേരിടാൻ നാട്ടുകാരും നമ്മുടെ എൻഡിആർഎഫ് ജവാന്മാരും പ്രാദേശിക ഭരണകൂടത്തിന്റെ ആളുകളും രാവുംപകലും പ്രവർത്തിച്ചിട്ടുണ്ട്
ഏതൊരു ദുരന്തത്തെയും നേരിടുന്നതിൽ നമ്മുടെ കഴിവും വിഭവങ്ങളും വലിയ ഒരു പങ്ക് വഹിക്കുന്നു
അതേസമയം നമ്മുടെ കാരുണ്യവും പരസ്പരം കൈകോർക്കുന്ന മനോഭാവവും ഒരുപോലെ പ്രധാനമാണ്
സകല ജനക്ഷേമം എന്ന ഈ വികാരമാണ് ഇന്ത്യയുടെ സ്വത്വവും ഇന്ത്യയുടെ ശക്തിയും
സുഹൃത്തുക്കളേ അതുപോലെ മഴക്കാലം വൃക്ഷങ്ങൾ നടുന്നതിനും ജലസംരക്ഷണത്തിനും പ്രധാനമാണ്
സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിൽ നിർമ്മിച്ച അറുപതിനായിരത്തിലധികം അമൃത് സരോവരങ്ങളിലും ശോഭ വർദ്ധിച്ചു
അമ്പതിനായിരത്തിലധികം അമൃത് സരോവരങ്ങൾ നിർമ്മിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്
പൂർണ്ണബോധത്തോടും ഉത്തരവാദിത്തത്തോടുംകൂടി ജല സംരക്ഷണത്തിനായി നമ്മുടെ നാട്ടുകാർ പുതിയപുതിയ ശ്രമങ്ങൾ നടത്തുകയാണ്
നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുറച്ചുനാൾ മുമ്പ് ഞാൻ എം
യിലെ ഷഹ്ദോലിലേക്ക് പോയിരുന്നു
അവിടെവെച്ച് ഞാൻ പകരീയ ഗ്രാമത്തിലെ ആദിവാസി സഹോദരന്മാരെയും സഹോദരിമാരെയും കണ്ടിരുന്നു
പ്രകൃതിയെയും വെള്ളത്തെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവരുമായി ചർച്ച നടത്തിയിരുന്നു
പകരീയ ഗ്രാമത്തിലെ ആദിവാസി സഹോദരന്മാരും സഹോദരിമാരും ഇതിനുള്ള പ്രയത്നവും ആരംഭിച്ചിരുന്നു
ഇവിടെ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ജനങ്ങൾ നൂറോളം കിണറുകൾ വാട്ടർ റീചാർജ്ജ് സിസ്റ്റത്തിലേയ്ക്ക് മാറ്റിയിട്ടുണ്ട്
മഴവെള്ളം ഇപ്പോൾ ഈ കിണറുകളിലേക്ക് പോകുന്നു കിണറുകളിൽ നിന്നുള്ള ഈ വെള്ളം ഭൂമിയ്ക്കടിയിലേക്ക് പോകുന്നു
ഇത് ക്രമേണ പ്രദേശത്തെ ഭൂഗർഭജലനിരപ്പ് മെച്ചപ്പെടുത്തും
ഇപ്പോൾ പ്രദേശത്തെ 800 ഓളം കിണറുകൾ റീചാർജിനായി ഉപയോഗിക്കാനാണ് ഗ്രാമത്തിലുള്ള എല്ലാവരും ലക്ഷ്യമിടുന്നത്
ഉത്തർപ്രദേശിൽ നിന്നുംകൂടി ഇത്തരം പ്രോത്സാഹജനകമായ ഒരു വാർത്ത വന്നിട്ടുണ്ട്
കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ ഒരു ദിവസംകൊണ്ട് 30 കോടി മരങ്ങൾ നട്ടുപിടിപ്പിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച വാർത്തയാണ് ലഭിച്ചത്
ഈ കാമ്പയിൻ ആരംഭിച്ചത് സംസ്ഥാന സർക്കാരാണ്
അത് പൂർത്തിയാക്കിയത് അവിടെയുള്ള ജനങ്ങളാണ്
ഇത്തരം ശ്രമങ്ങൾ പൊതുജനപങ്കാളിത്തത്തിന്റെയും പൊതുബോധത്തിന്റെയും വലിയ മഹത്തായ ഉദാഹരണങ്ങളാണ്
മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ജലം സംരക്ഷിക്കാനുമുള്ള ഈ ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇപ്പോൾ വിശുദ്ധമാസമായ സാവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്
സദാശിവ മഹാദേവനെ ആരാധിക്കുന്നതോടൊപ്പം സാവൻ പച്ചപ്പും സന്തോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
അതുകൊണ്ടുതന്നെ ആദ്ധ്യാത്മികതയോടൊപ്പം സാംസ്കാരികദൃഷ്ടിയിലും സാവൻ വളരെ പ്രാധാന്യമർഹിക്കുന്നു
സാവൻ ഊഞ്ഞാലാട്ടം സാവൻ മെഹന്ദി സാവൻ ആഘോഷങ്ങൾ അതായത് സാവൻ എന്നതിന്റെ അർത്ഥം സന്തോഷവും ഉല്ലാസവും എന്നാണ്
സുഹൃത്തുക്കളേ ഈ വിശ്വാസത്തിനും നമ്മുടെ ഈ പാരമ്പര്യത്തിനും മറ്റൊരു വശംകൂടിയുണ്ട്
നമ്മുടെ ഈ ഉത്സവങ്ങളും പാരമ്പര്യങ്ങളും നമ്മെ ക്രിയാത്മകമാക്കുന്നു
സാവൻമാസത്തിൽ ശിവനെ ആരാധിക്കുന്നതിനായി നിരവധി ഭക്തർ കൻവാർ യാത്രയ്ക്കായി പുറപ്പെടുന്നു
ഈ ദിവസങ്ങളിൽ 12 ജ്യോതിർലിംഗങ്ങളിലും ഒരുപാട് വിശ്വാസികൾ എത്തിച്ചേരുന്നു
ബനാറസിൽ എത്തുന്നവരുടെ എണ്ണവും റെക്കോർഡുകൾ ഭേദിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും
ഇപ്പോൾ പ്രതിവർഷം 10 കോടിയിലധികം വിനോദസഞ്ചാരികളാണ് കാശിയിലെത്തുന്നത്
അയോധ്യ മഥുര ഉജ്ജയിൻ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ഭക്തരുടെ എണ്ണവും അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
ഇതുമൂലം ദരിദ്രരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു
അവരുടെ ഉപജീവനം നടക്കുന്നു
ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക ബഹുജന ഉണർവിന്റെ ഫലമാണ്
ഇതിന്റെ ദർശനത്തിനായി ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ തീർഥാടനകേന്ദങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു
അമർനാഥ് യാത്രയ്ക്കായി കാലിഫോർണിയയിൽ നിന്ന് ഇവിടെയെത്തിയ അത്തരത്തിലുള്ള രണ്ട് അമേരിക്കൻ സുഹൃത്തുക്കളെകുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്
അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട സ്വാമി വിവേകാനന്ദന്റെ അനുഭവങ്ങളെക്കുറിച്ച് ഈ വിദേശ അതിഥികൾ എവിടെയോ കേട്ടിരുന്നു
അതിൽ നിന്ന് അവർക്ക് വളരെയധികം പ്രചോദനം ലഭിച്ചു
അതിനാൽ അവർ നേരിട്ട് അമർനാഥ് യാത്രയിൽ പങ്കെടുക്കാൻ എത്തി
ഭോലേനാഥിന്റെ അനുഗ്രഹമായാണ് അവർ ഇതിനെ കണക്കാക്കുന്നത്
ഇത് ഇന്ത്യയുടെ പ്രത്യേകതയാണ് എല്ലാവരേയും സ്വീകരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലും നൽകുന്നു
അതുപോലെതന്നെ ഒരു വനിത ഫ്രഞ്ച് വംശജയാണ് ഷാർലറ്റ് ഷോപ്പ പണ്ട് ഞാൻ ഫ്രാൻസിൽ പോയപ്പോൾ അവരെ കണ്ടിരുന്നു
ഷാർലറ്റ് ഷോപ്പ ഒരു യോഗ പ്രാക്ടീഷണർ അതായത് യോഗ ടീച്ചറാണ്
അവർക്ക് 100 വയസ്സിലേറെ പ്രായമുണ്ട്
അവർ സെഞ്ച്വറി കഴിഞ്ഞിരിക്കുന്നു
കഴിഞ്ഞ 40 വർഷമായി അവർ യോഗ പരിശീലിക്കുന്നു
അവർ അവരുടെ ആരോഗ്യത്തിന്റെയും ഈ 100 വയസ്സിന്റെയും ക്രെഡിറ്റ് യോഗയ്ക്ക് മാത്രം നൽകുന്നു
ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ യോഗ ശാസ്ത്രത്തെയും അതിന്റെ ശക്തിയെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രമുഖ മുഖമായി അവർ മാറി
അവരിൽ നിന്ന് എല്ലാവരും പഠിക്കണം
നമ്മൾ നമ്മുടെ പൈതൃകത്തെ ഉൾക്കൊള്ളുക മാത്രമല്ല ഉത്തരവാദിത്തത്തോടെ അതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യണം
ഈ ദിവസങ്ങളിൽ ഉജ്ജയിനിൽ അത്തരമൊരു ശ്രമം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
ഇവിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 18 ചിത്രകാരന്മാരാണ് പുരാണങ്ങളെ അടിസ്ഥാനമാക്കി ആകർഷകമായ ചിത്രകഥകൾ നിർമ്മിക്കുന്നത്
ബുന്ധി ശൈലി നാഥ്ദ്വാര ശൈലി പഹാഡി ശൈലി അപഭ്രംശ് ശൈലി എന്നിങ്ങനെ വ്യത്യസ്തമായ ശൈലികളിൽ ഈ ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടും
ഇവ ഉജ്ജയിനിലെ ത്രിവേണി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും
അതായത് കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾ ഉജ്ജയിനിലേക്ക് പോകുമ്പോൾ മഹാകാൽ മഹാലോകിനൊപ്പം മറ്റൊരു ദിവ്യസ്ഥലവും നിങ്ങൾക്ക് കാണാൻ കഴിയും
സുഹൃത്തുക്കളേ ഉജ്ജയിനിയിൽ നിർമ്മിച്ച ഈ ചിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു അതുല്യമായ പെയിന്റിംഗ് ഓർമ്മ വരുന്നു
രാജ്കോട്ടിലെ കലാകാരനായ പ്രഭാത് സിംഗ് മൊഡുഭായ് ബർഹാത്താണ് ഈ ചിത്രം വരച്ചത്
ഛത്രപതി വീർ ശിവജി മഹാരാജിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചിത്രം
പട്ടാഭിഷേകത്തിനുശേഷം ഛത്രപതി ശിവജി മഹാരാജ് തന്റെ കുലദേവിയായ തുൾജാ മാതയെ സന്ദർശിക്കാൻ പോകുന്നുവെന്ന് ആർട്ടിസ്റ്റ് പ്രഭാത് ഭായ് ചിത്രീകരിച്ചിരുന്നു
അപ്പോൾ അക്കാലത്തെ അന്തരീക്ഷം എന്തായിരുന്നു എന്ന് കാണാം
നമ്മുടെ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും നിലനിർത്താൻ അവയെ നമ്മൾ സംരക്ഷിക്കുകയും അത് ഉൾക്കൊണ്ട്ജീവിക്കുകയും വരും തലമുറയെ പഠിപ്പിക്കുകയും വേണം
ഇന്ന് ഈ ദിശയിൽ നിരവധി ശ്രമങ്ങൾ നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ പരിസ്ഥിതി സസ്യജാലങ്ങൾ ജന്തുജാലങ്ങൾ ജൈവ വൈവിധ്യം തുടങ്ങിയ വാക്കുകൾ പലപ്പോഴും കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നത് ഇവ സ്പെഷ്യലൈസ് വിഷയങ്ങളാണെന്നും വിദഗ്ധരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നുമാണ്
പക്ഷേ അങ്ങനെയല്ല
നമ്മൾ പ്രകൃതിയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് പോലും നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും
തമിഴ്നാട്ടിലെ വാടാവല്ലിയിലുള്ള സുഹൃത്താണ് ശ്രീ
സുരേഷ് രാഘവൻ
രാഘവന്് ചിത്രകലയോട് താൽപ്പര്യമുണ്ട്
നിങ്ങൾക്കറിയാമല്ലോ പെയിന്റിംഗ് കലയുമായും ക്യാൻവാസുമായും ബന്ധപ്പെട്ട കാര്യമാണ്
എന്നാൽ തന്റെ ചിത്രങ്ങളിലൂടെ സസ്യങ്ങളെയും മൃഗങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ സംരക്ഷിക്കാൻ ശ്രീ
രാഘവൻ തീരുമാനിച്ചു
അദ്ദേഹം വിവിധ സസ്യജന്തുജാലങ്ങളുടെ പെയിന്റിംഗുകൾ നിർമ്മിച്ച് അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു
വംശനാശത്തിന്റെ വക്കിലുള്ള അത്തരം ഡസൻ കണക്കിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഓർക്കിഡുകളുടെയും ചിത്രങ്ങൾ അദ്ദേഹം ഇതുവരെ വരച്ചിട്ടുണ്ട്
കലയിലൂടെ പ്രകൃതിയെ സേവിക്കുന്ന ഈ ഉദാഹരണം ശരിക്കും അത്ഭുതകരമാണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് ഞാൻ നിങ്ങളോട് മറ്റൊരു രസകരമായ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു അത്ഭുതകരമായ ആവേശം പ്രത്യക്ഷപ്പെട്ടു
നൂറിലധികം അപൂർവവും പുരാതനവുമായ പുരാവസ്തുക്കൾ അമേരിക്ക നമുക്ക് തിരികെ നൽകിയിരിക്കുന്നു
ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ ഈ പുരാവസ്തുക്കളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു
യുവാക്കൾ തങ്ങളുടെ പൈതൃകത്തിൽ അഭിമാനം പ്രകടിപ്പിച്ചു
ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച ഈ പുരാവസ്തുക്കൾ 2500 മുതൽ 250 വർഷം വരെ പഴക്കമുള്ളവയാണ്
ഈ അപൂർവ സാധനങ്ങൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാകും
ടെറാക്കോട്ട കല്ല് ലോഹം മരം എന്നിവ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്
ഇവയിൽ ചിലത് നിങ്ങളിൽ അത്ഭുതം ഉളവാക്കും
നിങ്ങൾ അവയെ കണ്ടാൽ നോക്കിക്കൊണ്ടുതന്നെ നിൽക്കും
പതിനൊന്നാം നൂറ്റാണ്ടിലെ മനോഹരമായ ഒരു മണൽക്കല്ല് ശില്പവും ഇവയിൽ കാണാം
ഇത് മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു അപ്സര നൃത്തത്തിന്റെ കലാസൃഷ്ടിയാണ്
ചോള കാലഘട്ടത്തിലെ നിരവധി വിഗ്രഹങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു
ദേവിയുടെയും മുരുകന്റെയും വിഗ്രഹങ്ങൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലേതാണ്
അവ തമിഴ്നാടിന്റെ സമ്പന്നമായ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള ഗണപതിയുടെ വെങ്കല പ്രതിമയും ഇന്ത്യയ്ക്ക് മടക്കിനൽകിയിട്ടുണ്ട്
ലളിതാസനത്തിൽ ഇരിക്കുന്ന ഉമാമഹേശ്വര വിഗ്രഹം 11ാം നൂറ്റാണ്ടിലേതാണെന്ന് പറയപ്പെടുന്നു
അതിൽ ഇരുവരും നന്ദിയുടെ പുറത്ത് ഇരിക്കുന്നു
ജൈന തീർത്ഥങ്കരരുടെ രണ്ട് ശിലാവിഗ്രഹങ്ങളും ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്
സൂര്യദേവന്റെ രണ്ട് വിഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കും
ഇതിലൊന്ന് മണൽക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്
തിരിച്ചയച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ സമുദ്രമഥനത്തിന്റെ കഥ മുന്നിൽ കൊണ്ടുവരുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാനലും ഉണ്ട്
16 17 നൂറ്റാണ്ടിലെ ഈ പാനൽ ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
സുഹൃത്തുക്കളേ ഞാൻ ഇവിടെ വളരെ കുറച്ച് പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ നോക്കൂ ഈ ലിസ്റ്റ് വളരെ നീണ്ടതാണ്
നമ്മുടെ ഈ വിലപ്പെട്ട പൈതൃകം തിരികെ നൽകിയ അമേരിക്കൻ സർക്കാരിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
2016 ലും 2021 ലും ഞാൻ അമേരിക്ക സന്ദർശിച്ചപ്പോഴും നിരവധി പുരാവസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരികെയെത്തി
അത്തരം ശ്രമങ്ങളിലൂടെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ കവർച്ച തടയാൻ രാജ്യത്തുടനീളം അവബോധം വർദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
ഇത് നമ്മുടെ സമ്പന്നമായ പൈതൃകത്തോടുള്ള നാട്ടുകാരുടെ അടുപ്പം കൂടുതൽ ആഴത്തിലാക്കും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ദേവഭൂമി ഉത്തരാഖണ്ഡിലെ ചില അമ്മമാരും സഹോദരിമാരും എനിക്കെഴുതിയ കത്തുകൾ ഹൃദയസ്പർശിയാണ്
അവരുടെ മകന് സഹോദരന് അവർ നിരവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്
അവർ എഴുതിയത് ഇങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകമായ ഭോജ പത്രം അവരുടെ ഉപജീവന മാർഗ്ഗമായി മാറുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല
ഇതൊരു വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകും
സുഹൃത്തുക്കളേ ഈ കത്ത് എനിക്ക് എഴുതിയത് ചമോലി ജില്ലയിലെ നീതിമാണ താഴ്വരയിലെ സ്ത്രീകളാണ്
കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഭോജ പത്രത്തിൽ എനിക്ക് ഒരു അതുല്യ കലാസൃഷ്ടി സമ്മാനിച്ചിരുന്നു
ഈ സമ്മാനം കിട്ടിയപ്പോൾ ഞാനും വല്ലാതെ വികാരാധീനനായി
എല്ലാത്തിനുമുപരി പുരാതന കാലം മുതൽ നമ്മുടെ വേദശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഈ ഭോജ പത്രങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്
മഹാഭാരതവും ഈ ഭോജ പത്രത്തിൽ എഴുതിവയ്ക്കപ്പെട്ടിട്ടുണ്ട്
ഇന്ന് ദേവഭൂമിയിലെ ഈ സ്ത്രീകൾ ഈ ഭോജ പത്രത്തിൽ നിന്ന് വളരെ മനോഹരമായ പുരാവസ്തുക്കളും സ്മൃതിചിഹ്നങ്ങളും നിർമ്മിക്കുന്നു
മാണ ഗ്രാമം സന്ദർശിച്ചപ്പോൾ അവരുടെ അതുല്യമായ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിച്ചിരുന്നു
ദേവഭൂമി സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളോട് അവരുടെ സന്ദർശന വേളയിൽ കഴിയുന്നത്ര പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു
അത് അവിടെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്
ഇന്ന് ഭോജ പത്രത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെയെത്തുന്ന തീർത്ഥാടകർക്ക് വളരെ ഇഷ്ടമാണ്
മാത്രമല്ല അവ നല്ല വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുന്നു
ഭോജ പത്രത്തിന്റെ ഈ പുരാതന പൈതൃകം ഉത്തരാഖണ്ഡിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പുതിയ പുതിയ വർണ്ണങ്ങൾ നിറയ്ക്കുകയാണ്
ഭോജ പത്രത്തിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാന ഗവണ്മെന്റ് സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നുമുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
അപൂർവയിനം ഭോജ പത്രത്തെ സംരക്ഷിക്കാനുള്ള കാമ്പയിനും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്
ഒരു കാലത്ത് രാജ്യത്തിന്റെ അവസാന അറ്റം എന്ന് കരുതിയിരുന്ന പ്രദേശങ്ങൾ ഇന്ന് രാജ്യത്തെ ആദ്യത്തെ ഗ്രാമങ്ങളായി കണക്കാക്കി വികസിപ്പിക്കുകയാണ്
നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കുന്നതിനൊപ്പം സാമ്പത്തിക പുരോഗതിക്കുള്ള ഉപാധി കൂടിയാണ് ഈ ശ്രമം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇത്തവണത്തെ മൻ കി ബാത്തിൽ എനിയ്ക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കത്തുകൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്
അടുത്തിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് പോയിവന്ന മുസ്ലീം സ്ത്രീകളാണ് ഈ കത്തുകൾ എഴുതിയിരിക്കുന്നത്
അദ്ദേഹത്തിന്റെ ഈ യാത്ര പല കാര്യങ്ങളാലും വളരെ പ്രത്യേകതയുള്ളതാണ്
പുരുഷ സഹചാരിയോ അഥവാ മെഹ്റമോ ഇല്ലാതെ ഹജ്ജ് ചെയ്ത സ്ത്രീകളാണിവർ അൻപതോ നൂറോ അല്ല നാലായിരത്തിലധികം പേർ ഇത് ഒരു വലിയ മാറ്റമാണ്
നേരത്തെ മെഹ്റമില്ലാതെ മുസ്ലീം സ്ത്രീകൾക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദമില്ലായിരുന്നു
മൻ കി ബാത്തിലൂടെ സൌദി അറേബ്യ ഗവൺമെന്റിനോടുള്ള എന്റെ ഹൃദയംഗമമായ നന്ദിയും ഞാൻ അറിയിക്കുന്നു
മെഹ്റമില്ലാതെ ഹജ്ജിന് പോകുന്ന സ്ത്രീകൾക്കായി പ്രത്യേകം വനിതാ കോഓർഡിനേറ്റർമാരെ നിയമിച്ചിരുന്നു
സുഹൃത്തുക്കളേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹജ്ജ് നയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഏറെ പ്രശംസനീയമാണ്
നമ്മുടെ മുസ്ലീം അമ്മമാരും സഹോദരിമാരും ഇതിനെക്കുറിച്ച് എനിക്ക് ധാരാളം എഴുതിയിട്ടുണ്ട്
ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഹജ്ജിന് പോകാൻ അവസരം ലഭിക്കുന്നു
ഹജ്ജ് തീർഥാടനത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരും കത്തെഴുതി നൽകിയ അനുഗ്രഹങ്ങൾ അതുതന്നെ വളരെ പ്രചോദനകരമാണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ജമ്മു കശ്മീരിൽ മ്യൂസിക്കൽ നൈറ്റ്സ്ഉയർന്ന പ്രദേശങ്ങളിൽ ബൈക്ക് റാലികൾ ചണ്ഡീഗഢിലെ പ്രാദേശിക ക്ലബ്ബുകൾ പഞ്ചാബിൽ നിരവധി സ്പോർട്സ് ഗ്രൂപ്പുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വിനോദത്തെയും സാഹസികതയെയും കുറിച്ചാണെന്ന് തോന്നുന്നു
എന്നാൽ സംഗതി മറ്റൊന്നാണ് ഈ സംഭവവും ഒരു പൊതു ഉദ്ദേശ്യവുമായി ബന്ധപ്പെട്ടതാണ്
ആ പൊതു കാരണമാണ് മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണം
ജമ്മു കശ്മീരിലെ യുവാക്കളെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കാൻ നിരവധി നൂതന ശ്രമങ്ങൾ നടന്നുവരുന്നു
മ്യൂസിക്കൽ നൈറ്റ് ബൈക്ക് റാലി തുടങ്ങിയ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്
ചണ്ഡീഗഢിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് പ്രാദേശിക ക്ലബ്ബുകളെ ഇതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു
അവർ ഇതിനെ വട ക്ലബ്ബുകൾ എന്ന് വിളിക്കുന്നു
വട എന്നാൽ വിക്ടറി അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരായ വിജയം എന്നാണ് അർത്ഥമാക്കുന്നത്
പഞ്ചാബിൽ നിരവധി സ്പോർട്സ് ഗ്രൂപ്പുകളും രൂപീകരിച്ചിട്ടുണ്ട് അത് ഫിറ്റ്നസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മയക്കുമരുന്നിൽനിന്നും മുക്തി നേടുന്നതിനുമായി ബോധവൽക്കരണ കാമ്പെയ്നുകൾ നടത്തുന്നു
മയക്കുമരുന്നിനെതിരായ പ്രചാരണത്തിൽ യുവാക്കളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം വളരെ പ്രോത്സാഹനജനകമാണ്
ഈ ശ്രമങ്ങൾ ഇന്ത്യയിൽ മയക്കുമരുന്നിനെതിരെയുള്ള പ്രചാരണത്തിന് വളരെയധികം ശക്തി നൽകുന്നു
രാജ്യത്തിന്റെ ഭാവിതലമുറയെ രക്ഷിക്കണമെങ്കിൽ അവരെ മയക്കുമരുന്നിൽ നിന്ന് അകറ്റി നിർത്തണം
ഈ ചിന്തയോടെ ലഹരി മുക്ത ഭാരത് അഭിയാൻ 2020 ഓഗസ്റ്റ് 15 ന് ആരംഭിച്ചിരുന്നു
11കോടിയിലധികം ആളുകൾ ഈ കാമ്പെയ്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
രണ്ടാഴ്ച മുമ്പ് ഇന്ത്യ മയക്കുമരുന്നിനെതിരെ വൻ നടപടി സ്വീകരിച്ചിരുന്നു
ഒന്നരലക്ഷം കിലോയോളം വരുന്ന മയക്കുമരുന്ന് പിടികൂടിയ ശേഷം നശിപ്പിച്ചിട്ടുണ്ട്
10 ലക്ഷം കിലോ മയക്കുമരുന്ന് നശിപ്പിച്ചതിന്റെ അതുല്യ റെക്കോർഡും ഇന്ത്യ സൃഷ്ടിച്ചു
12000 കോടിയിലധികം രൂപയാണ് ഈ മരുന്നുകളുടെ വില
ഈ മഹത്തായ ലഹരി മുക്ത കാമ്പെയ്നിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
മദ്യപാനം കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനാകെ ഒരു വലിയ പ്രശ്നമായി മാറുന്നു
ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ അപകടം എന്നെന്നേക്കുമായി അവസാനിക്കണമെങ്കിൽ നാമെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ദിശയിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മയക്കുമരുന്നിനെക്കുറിച്ചും യുവതലമുറയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ മധ്യപ്രദേശിൽ നിന്നുള്ള പ്രചോദനാത്മകമായ ഒരു യാത്രയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
അതാണ് മിനി ബ്രസീലിന്റെ പ്രചോദനാത്മകമായ യാത്ര
മധ്യപ്രദേശിൽ മിനി ബ്രസീൽ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകണം അതാണ് ട്വിസ്റ്റ്
യിലെ ഷഹ്ദോളിലെ ഒരു ഗ്രാമമാണ് ബിച്ചാർപൂർ
ബിച്ചാർപൂർ മിനി ബ്രസീൽ എന്നാണ് അറിയപ്പെടുന്നത്
മിനി ബ്രസീൽ എന്ന് വിളിക്കപ്പെടാൻ കാരണം ഇന്ന് ഈ ഗ്രാമം ഫുട്ബോളിലെ വളർന്നുവരുന്ന താരങ്ങളുടെ ശക്തികേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നതാണ്
ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഷഹ്ദോളിൽ പോയപ്പോൾ അത്തരം നിരവധി ഫുട്ബോൾ കളിക്കാരെ അവിടെ വച്ച് കണ്ടുമുട്ടി
നമ്മുടെ നാട്ടുകാരും പ്രത്യേകിച്ച് നമ്മുടെ യുവസുഹൃത്തുക്കളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി
സുഹൃത്തുക്കളേ ബിച്ചാർപൂർ ഗ്രാമം മിനി ബ്രസീലായി മാറാനുള്ള യാത്ര ആരംഭിച്ചത് രണ്ട് രണ്ടര പതിറ്റാണ്ട് മുമ്പാണ്
അക്കാലത്ത് ബിച്ചാർപൂർ ഗ്രാമം അനധികൃത മദ്യത്തിന് കുപ്രസിദ്ധമായിരുന്നു
ലഹരിയുടെ പിടിയിലായിരുന്നു
ഇത്തരത്തിലുള്ള പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ ആഘാതമേറ്റത് ഇവിടെയുള്ള യുവാക്കൾക്കാണ്
മുൻ ദേശീയ താരവും പരിശീലകനുമായ റയീസ് അഹമ്മദ് ഈ യുവാക്കളുടെ കഴിവ് തിരിച്ചറിഞ്ഞു
റയീസിന്റെ കാര്യമായ ഉരകരണങ്ങൾ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹം യുവാക്കളെ പൂർണ്ണ സമർപ്പണത്തോടെ ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ തുടങ്ങി
ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഫുട്ബോൾ ഇവിടെ വളരെ പ്രചാരത്തിലായി
ബിച്ചാർപൂർ ഗ്രാമം തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അറിയപ്പെടാൻ തുടങ്ങി
ഇപ്പോൾ ഫുട്ബോൾ വിപ്ലവം എന്നൊരു പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്
ഈ പരിപാടിയിലൂടെ യുവാക്കളെ ഈ ഗെയിമുമായി ബന്ധിപ്പിക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്നു
ഈ പരിപാടി വളരെ വിജയകരമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെനിന്ന് ഉയർന്നുവന്ന 40ലധികം ദേശീയസംസ്ഥാന താരങ്ങൾ
ഈ ഫുട്ബോൾ വിപ്ലവം ഇപ്പോൾ സമീപപ്രദേശമാകെ പതിയെ പടരുകയാണ്
1200ലധികം ഫുട്ബോൾ ക്ലബ്ബുകൾ ഷഹ്ദോളിലും പരിസര പ്രദേശങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ട്
ദേശീയതലത്തിൽ കളിക്കുന്ന ധാരാളം കളിക്കാർ ഇവിടെ നിന്ന് ഉയർന്നുവരുന്നു
മുൻകാല ഫുട്ബോൾ താരങ്ങളും പരിശീലകരും ഇന്ന് ഇവിടെ യുവാക്കൾക്ക് പരിശീലനം നൽകുന്നുണ്ട്
നിങ്ങൾ ചിന്തിച്ചുനോക്കൂ അനധികൃത മദ്യത്തിന് പേരുകേട്ട മയക്കുമരുന്നിന് കുപ്രസിദ്ധമായ ഒരു ആദിവാസി മേഖല ഇപ്പോൾ രാജ്യത്തിന്റെ ഫുട്ബോൾ നഴ്സറിയായി മാറിയിരിക്കുന്നു
അതുകൊണ്ടാണ് പറഞ്ഞത് എവിടെ അതിയായ അഗ്രഹമുണ്ടോ അവിടെ ഒരു വഴിയുമുണ്ട്
നമ്മുടെ നാട്ടിൽ പ്രതിഭകൾക്ക് ഒരു കുറവുമില്ല
അവരെ കണ്ടെത്തുക മിനുക്കിയെടുക്കു എന്നതാണ് പ്രധാനം
ഇതിലൂടെ ഈ യുവാക്കൾ രാജ്യത്തിന്റെ യശ്ശസ് ഉയർത്തുകയും രാജ്യത്തിന്റെ വികസനത്തിന് ദിശാബോധം നൽകുകയും ചെയ്യുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം തികയുന്ന വേളയിൽ നാമെല്ലാവരും തികഞ്ഞ ആവേശത്തോടെ അമൃത് മഹോത്സവം ആഘോഷിക്കുകയാണ്
അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് രാജ്യത്ത് ഏകദേശം രണ്ട് ലക്ഷത്തോളം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്
ഈ പരിപാടികൾ ഒന്നിനൊന്ന് മെച്ചമായി വൈവിധ്യത്തിന്റെ നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു
റെക്കോർഡ് സംഖ്യയിൽ യുവാക്കൾ പങ്കെടുത്തു എന്നതും സംഘാടനത്തിന്റെ ഭംഗി കൂട്ടുന്നു
ഇതിലൂടെ നമ്മുടെ യുവാക്കൾക്ക് നാട്ടിലെ മഹത്തായ വ്യക്തിത്വങ്ങളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു
ആദ്യത്തെ കുറച്ച് മാസങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പൊതുജന പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട രസകരമായ നിരവധി പരിപാടികൾക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു
ദിവ്യാംഗരായ എഴുത്തുകാർക്കായി സംഘടിപ്പിച്ച റൈറ്റേഴ്സ് മീറ്റ് അങ്ങനെയൊരു പരിപാടിയായിരുന്നു
ഇതിലെ ജനപങ്കാളിത്തം റെക്കോർഡാണ്
അതേ സമയം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ ദേശീയ സംസ്കൃത സമ്മേളനം സംഘടിപ്പിച്ചു
നമ്മുടെ ചരിത്രത്തിൽ കോട്ടകളുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം
ഇത് ചിത്രീകരിക്കുന്ന ഒരു കാമ്പെയ്ൻ കോട്ടകളും കഥകളും അതായത് കോട്ടകളുമായി ബന്ധപ്പെട്ട കഥകളും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു
സുഹൃത്തുക്കളേ ഇന്ന് രാജ്യമെമ്പാടും അമൃത് മഹോത്സവത്തിന്റെ പ്രതിധ്വനികളുയരുമ്പോൾ ആഗസ്റ്റ് 15 അടുത്തെത്തിയിരിക്കെ രാജ്യത്ത് മറ്റൊരു വലിയ പ്രചാരണം ആരംഭിക്കാൻ പോകുന്നു
വീരമൃത്യു വരിച്ച ധീരവനിതകളെയും വീരന്മാരെയും ആദരിക്കുന്നതിനായി മേരി മാട്ടി മേരാ ദേശ് എന്റെ മണ്ണ് എന്റെ രാജ്യം ക്യാമ്പയിൻ ആരംഭിക്കും
ഇതിന് കീഴിൽ നമ്മുടെ അനശ്വര രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി രാജ്യത്തുടനീളം നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും
ഈ വ്യക്തിത്വങ്ങളുടെ സ്മരണയ്ക്കായി രാജ്യത്തെ ലക്ഷക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യേക ലിഖിതങ്ങൾ സ്ഥാപിക്കും
ഈ പ്രചാരണത്തിന് കീഴിൽ രാജ്യത്തുടനീളം അമൃത് കലശ് യാത്രയും നടത്തും
രാജ്യത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽനിന്നും എല്ലാ കോണുകളിൽ നിന്നും 7500 കലശങ്ങളിൽ മണ്ണ് ശേഖരിച്ച് ഈ അമൃത് കലശ യാത്ര രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ എത്തും
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെടികളും ഈ യാത്രയ്ക്കൊപ്പം കൊണ്ടുവരും
7500 കലശങ്ങളിൽ വന്ന മണ്ണും ചെടികളും ചേർത്ത് ദേശീയ യുദ്ധസ്മാരകത്തിന് സമീപം അമൃത് വാടികനിർമ്മിക്കും
ഈ അമൃത് വാടിക ഏക ഭാരതം ശ്രേഷ്ട ഭാരതം എന്നതിന്റെ മഹത്തായ പ്രതീകമായും മാറും
കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിൽ നിന്ന് അമൃത കാലത്തെ 25 വർഷത്തെ പഞ്ചപ്രാണൻഎന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു
മേരി മാട്ടി മേരാ ദേശ് കാമ്പെയ്നിൽ പങ്കെടുത്ത് ഈ പഞ്ചജീവനുകൾ നിറവേറ്റുന്നതിനായി നമ്മൾ പ്രതിജ്ഞയെടുക്കും
രാജ്യത്തിന്റെ പവിത്രമായ മണ്ണിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സെൽഫി yuva
in ൽ തീർച്ചയായും അപ്ലോഡ് ചെയ്യണം
കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യം മുഴുവൻ ഹർ ഘർ തിരംഗ അഭിയാൻനിനുവേണ്ടി ഒത്തുചേർന്നതുപോലെ ഇത്തവണയും എല്ലാ വീടുകളിലും ത്രിവർണ്ണ പതാക ഉയർത്തി ഈ പാരമ്പര്യം തുടരണം
ഈ പരിശ്രമങ്ങളിലൂടെ നാം നമ്മുടെ കടമകൾ തിരിച്ചറിയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നടന്ന എണ്ണമറ്റ ത്യാഗങ്ങൾ നാം തിരിച്ചറിയും സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം തിരിച്ചറിയും
അതുകൊണ്ട് രാജ്യത്തെ ഓരോ പൌരനും ഈ ശ്രമങ്ങളിൽ തീർച്ചയായും പങ്കാളിയാവണം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം
ഇനി നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആഗസ്ത് 15ന് നടക്കുന്ന ഈ മഹത്തായ സ്വാതേ്രന്ത്യാത്സവത്തിന്റെ ഭാഗമാകും
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞവരെ എന്നും ഓർക്കണം
അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ രാവും പകലും പ്രയത്നിക്കണം ജനങ്ങളുടെ ഈ കഠിനാധ്വാനവും കൂട്ടായ പരിശ്രമവും മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു മാധ്യമം മാത്രമാണ് മൻ കി ബാത്ത്
പുതിയ ചില വിഷയങ്ങളുമായി അടുത്ത തവണ കാണാം
വളരെയധികം നന്ദി